ശുചിത്വം പാലിക്കുക എന്നത്. ഇടക്കിടെ കൈ കഴുകുക, അതേപോലെതന്നെ ആഹ് sanitizer എപ്പഴും ഉപയോഗിക്കുക, ആഹ് mask ധരിക്കുക പിന്നെ അകലം ആഹ് പാലിക്കുക എല്ലാം തന്നെ വളരെ അധികം , നിർബന്ധമാക്കിയിരുന്ന കാര്യങ്ങളായിരുന്നു നമ്മുടെ സർക്കാരും അതേപോലെതന്നെ ആരോഗ്യമേഖലയൊക്കെയും. എന്നിട്ടും നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചിരുന്നാലും നമ്മുടെ ആഹ് പിന്നാലെ തന്നെ corona എന്ന virus ആഹ് ഉണ്ടായിരുന്നു. ആഹ് അതുപോലെതന്നെ ആഹ് നമ്മുടെ അഹ് എല്ലാംതന്നെ നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക നമ്മൾ ഒറ്റപ്പെടുകയാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത് കാരണം ആരോടും അടുക്കാൻ പറ്റാതെ നമ്മൾ തന്നെ നമ്മളെ ആഹ് അതിശക്തമായി ശ്രദ്ധിക്കുക ആഹ് ചെയ്യാൻ ശ്രദ്ധിക്കുക വേണം തന്നെയാണ് ആഹ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. അത് നമ്മള് ഒ~ഒരു നിരീക്ഷണത്തിലായിരുന്നപ്പളും ആരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല. നമ്മൾ തന്നെ വേണം നമ്മളെ ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ ആഹ് ഒരു ആഹ് അതിന്റെ

ആഹ് നമ്മള് test രണ്ട് തരം test കളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടന്ന് അറിയുന്നതും പിന്നെ ഒന്ന് ഏഴ് ദിവസത്തിനുള്ളിലോ എട്ട് ദിവസത്തിനുള്ളിലോ ഒക്കെ അറിയുന്ന അഹ് test കളൊക്കെയായിരുന്നു. ആഹ് പിന്നെ Corona ആദ്യമൊക്കെ ഈ Corona അഹ് നമ്മുടെ ഒന്നോരണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ വ്യക്തികളിലായിരുന്നു അവരെ ഒക്കെ വളരെ അധികം ശ്രദ്ധിച്ച് ambulance ലൊക്കെ വന്ന് വീട്ടുമുറ്റത്ത് വന്ന് ആഹ് വളരെ ശ്രദ്ധാപൂർവ്വമായിരുന്നു നമ്മുടെ ആരോഗ്യമേഖലയിലുള്ള ആൾക്കാരെല്ലാം അഹ് ശ്രദ്ധാപൂർവം കൊണ്ടുപോയത്. പിന്നെ ആഹ് അതിനു പിന്നെ ദിവസം കൂടുംതോറും അഹ് രോഗികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അപ്പൊ നമ്മുടെ സർക്കാരിനും ആരോഗ്യമേഖലക്കും നമ്മുടെ ആഹ് ആശുപത്രി ആഹ് അഹ് staff കൾക്കും എല്ലാം ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ നമ്മൾ വീടുകളിൽത്തന്നെ ആഹ് ശുശ്രൂഷ തുടങ്ങിയിരുന്നു. ആശുപത്രികളിലൊന്നും അഹ് രോഗികൾക്ക് കിടക്കാൻ സ്ഥലമില്ലാതെ അഹ് പലയിടങ്ങളിലും ബുദ്ധിമുട്ടായിരുന്നു. അഹ് വീടുകളിൽ തന്നെ ഒറ്റക്ക് നമ്മള് അഹ് ശ്രദ്ധിച്ചിരിക്കണമായിരുന്നു. ഇത് അഹ് അങ്ങനെയായിരുന്നു അഹ് ഒരു കാലഘട്ടം. Corona യുടെ ഒരു കാലഘട്ടം നമുക്ക് മുന്നിൽ എത്തിച്ച് തന്നിരുന്നത്. ആഹ് പിന്നെ അഹ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ഈ corona അഹ് vaccination എന്ന് ആഹ് അഹ് ഒരു അഹ് താൽക്കാലിക treatment എന്ന പോലെ ആഹ് നമുക്ക് ആരോഗ്യ മേഖല നമുക്ക് എല്ലാവർക്കും ഒരു vaccination തന്നു. അത് ആദ്യമൊക്കെ പതിനെട്ട് വയസ്സ് ആഹ് ആദ്യമൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആയിരുന്നു ആഹ് vaccine എടുത്തിരുന്നത്. പിന്നെ അത് ആഹ് അഹ് രണ്ടും ഓ എത്രയോ മാസം കൂടുമ്പോ രണ്ടാമത്തെ vaccine . ഇപ്പൊ പിന്നെ പതിനഞ്ച് വയസ്സു മുതൽ പ~പതിമൂന്ന് വയസ്സ് കുട്ടികൾക്കൊക്കെ ചെയ്‌തിരുന്നു. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുതന്നെയാണ് ചിലർക്കൊക്കെ പറയാനുള്ളത് ചിലരുടെ കാര്യത്തിൽ. ആഹ് പിന്നെ എന്താന്ന് പറയാന്നുവെച്ചാൽ നമ്മള് ആഹ് corona എന്ന മഹാമാരി നമ്മളെ പിടിച്ചു നിർത്തിയതു മൂലം നമ്മൾ തന്നെ ഒറ്റപെട്ട് പോവുകയായിരുന്നു. നമ്മൾ ആഹ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആഹ് പുറത്തു പോകുമ്പോൾ അതിതീവ്രമായി ശ്രദ്ധിക്കുക. പിന്നെ നമ്മള് ആ കാലഘട്ടലിത്തൊന്നും അധികമൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെ lockdown ആയിരുന്നു നമ്മുടെ ലോകമെമ്പാടും. ആഹ് നമ്മുടെ എല്ലായിടത്തും lockdown പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാതെ നമ്മടെ വീട്ടിലിരുന്നുതന്നെ നമ്മൾ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ശ്രദ്ധിക്കുക.

അവിടെയും ഇവിടെയുമായിട്ട് ഒന്നും തുപ്പാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ പറയാൻ ഉള്ളത് നമ്മള് ആഹ് എല്ലാ എടത്തും പോകുമ്പോഴും ആഹ് കുറച്ച് അകലം പാലിക്കുക ഇത് വായിൽനിന്നും ആഹ് എല്ലാ എടത്തുനിന്നും പകരാവുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അധികം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു അഹ് കാര്യമായിരുന്നു. പിന്നെ എന്താണ് പറയേണ്ടന്നു വച്ചാൽ ആഹ് corona അ നമ്മളെ പിടിവിടില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു പോയികൊണ്ടിരുന്നത്. ഓരോ ദിവസം കൂടുംതോറും ആഹ് ആ~ആളുകളുടെ എണ്ണം കൂടുമ്പോ ആളുകളുടെ എണ്ണം കൂടുംതോറും തന്നെ മരണത്തിന്റെ എണ്ണവും കൂടിക്കൂടി വരികയായിരുന്നു. ആദ്യമൊക്കെ വാ~വാർദ്ധക്യമുള്ള ആളുകളിൽ ആഹ് corona പിടിപെട്ടാൽ അവർ പെട്ടന്ന് മരിക്കും. പിന്നീട് അങ്ങനെയല്ല, ദിവസം കൂടുംതോറും ആഹ് പ്രായഭേദമന്യേ ഇല്ലാതെ എല്ലാവരിലേക്കും corona പടർന്ന് ആഹ് ഇത് വ്യാപിച്ച് മരിക്കുകയും വളരെ അധികം ജനസംഖ്യ കുറയുകയും ചെയ്‌തിരുന്നു. മരണനിരക്കായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് ഉണ്ടായിരുന്നത്. ആഹ് പിന്നെ ആഹ് നമ്മുടെ ആഹ് പല corona നമ്മുടെ പല ഇട corona എന്ന മഹാമാരി നമ്മളെ പല മേഖലകളിലും ആഹ് നമുക്ക് നാശനഷ്‌ടങ്ങൾ സംഭവിപ്പിച്ചു. ആഹ് അതിലൊക്കെത്തന്നെയാണ് നമ്മുടെ സാമ്പത്തിക നഷ്ടം. സാമ്പത്തികത ആഹ് വർഷം വളരെ അധികം ആഹ് നമ്മളെ തന്നെ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. തൊഴിലില്ലായ്മയുടെയും നമുക്ക് ഒറ്റപെട്ടതിന്റെയും എല്ലാം തന്നെ ആ കാലത്ത് നമ്മൾ ഒരുമിച്ച് അനുഭവപ്പെടുകയാണ് ചെയ്‌തിരുന്നത്‌. ഉം പിന്നെ ആഹ് പറയാൻ എന്നുവെച്ചാൽ ആഹ് സാമ്പത്തിക വിദേശത്ത് കുടുങ്ങിയ നമ്മടെ അഹ് പ്രവാസികൾ അവർക്കായിരുന്നു ഏറ്റവും അധികം ബുദ്ധിമുട്ട്. ഒന്ന് നാട്ടിൽ വരാൻ പറ്റാതെ അവർ ആഹ് വളരെ അധികം കഷ്ടത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ.

അങ്ങനെ വളരെ അധികം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ആഹ് നമുക്ക് നമ്മുടെ corona യുടെ കാലഘട്ടം. ആരെയും ഒന്ന് അടുത്ത് കാണാൻ പറ്റാതെ ഒന്ന് വീട്ടിലുള്ളവരെ പോലും നമ്മുടെ സ്വന്തം വീട്ടുകാരെപ്പോലും നമുക്ക് കാണാനോ മിണ്ടാനോ ഒന്നും ആഹ് സാധിച്ചിരുന്നില്ല. അങ്ങനെ സാ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ മഹാമാരിയുടെ ആഹ് കാലഘട്ടം. പിന്നെ അത് അഹ് കുറച്ചൊന്ന് ഒതുങ്ങി അഹ് തുടങ്ങി.

ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ ഇപ്പഴും ആഹ് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പഴും എപ്പോ വേണമെങ്കിലും നമ്മളെ അത് പിടികൂടാമെന്ന് ഉള്ള ജാഗ്രതയോടെ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് അഹ് പോകണം. വളരെ ശ്രദ്ധാപൂർവ്വന്തര വൃത്തിയായി നമ്മള് സൂക്ഷിക്കുക. ആഹ് നമ്മൾ പുറത്തു പോകുമ്പോ ഇപ്പഴും പലരും mask ഒന്നും ധരിക്കാതെ അധികമുള്ള ആളുകളൊന്നും ആഹ് mask ഒക്കെ ധരിക്കാതെയാണ് അഹ് പോകാറുള്ളത് പുറത്തേക്ക്

പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആഹ് നമ്മൾ ഹാ കൂടുതലും പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക. ആഹ് അഹ് വൃത്തിയുള്ള സ്ഥലങ്ങളിലേക്കും വൃത്തിഹീനമായ സ്ഥലങ്ങളിലൊന്നും നമ്മൾ ആഹ് പോവാതിരിക്കുക. ആഹ് നമ്മൾ സൂക്ഷിക്കുക അത് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഈ മഹാമാരി ആഹ് നമ്മളെ ചുറ്റാത്താ പറ്റാതന്നെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അഹ് പിന്നെ എന്താ എന്ന് പറയാന്നുവെച്ചുകഴിഞ്ഞാൽ ആഹ് ഇതുപോലെ ഇനി ഒരിക്കലും ഒരു മഹാമാരി നമ്മളെ പിന്തുടരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആഹ് നമ്മള് ഒരുവിധം ഒക്കെ നമ്മൾ ചെയ്തുകൂട്ടിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് ദൈവം നമുക്ക് ഈ ഇങ്ങനെയൊരു ആഹ് മഹാമാരിയെക്കൊണ്ട് പരീക്ഷിച്ചത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മള് എന്തൊക്കെ നമ്മുടെ ആഹ് ചുറ്റും പ്രകൃതിയോടും നമ്മുടെ ചുറ്റുപാടിലുള്ളവരോടൊക്കെ നമ്മളെന്തൊക്കെ ചെയ്യുന്നു അതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെ നമുക്കിത് ആഹ് ലഭിക്കുന്നു.

ആഹ് നമ്മടെ പഴയ ജീവിതത്തിലേക്ക് ഒന്നുമില്ല എന്ന ഭാവത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ഭാവത്തിൽ ആഹ് മുന്നോട്ട് പോവുകയേ ഉള്ളൂ ചെയ്യുക. ആഹ് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മള് തന്നെ നമ്മളെ സൂക്ഷിക്കുക. നമ്മക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ തന്നെ ഒറ്റക്ക് അനുഭവിക്കാൻ ഇനി ഇപ്പൊ നമ്മൾ കുറെ അനുഭവിച്ചു കഴിഞ്ഞു ഈ corona യുടെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കും ചുറ്റുമെല്ലാം തന്നെ നമ്മൾ നേരിട്ട് കണ്ടനുഭവിച്ചു corona എന്ന മഹാമാരി പിടിപെട്ടമൂലം നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു ആഹ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ആഹ് ആരോടും ഒന്നും സംസാരിക്കാതെ പുറത്ത് ആരുമായിട്ട് ഒരു സാമീപ്യമില്ലാതെ ഒറ്റപ്പെട്ട് ഒരുമുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നതുപോലെ പുറത്താരുമില്ലാതെ ഒറ്റക്ക് തന്നെ ആഹ് കഴിയേണ്ട ഒരവസ്ഥ. ആഹ് ഒന്ന് നമ്മടെ വീട്ടിലുള്ളവരെ കാണാൻ പറ്റാതെയും എല്ലാം തന്നെ നമ്മൾ അനുഭവിച്ച് കൊണ്ട് തീർത്തതാണ്. ഇനിയും നമ്മളെ എല്ലാം തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ആഹ് ഇനി ഒരു മഹാമാരി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഹ് പ്രാർത്ഥിക്കാം. ആഹ് അങ്ങനെയൊക്കെ ഇനി ഒരു മഹാമാരി നമുക്ക് വരാതിരിക്കട്ടെ. അഹ് പിന്നെ അഹ് നമ്മൾ ഇത് പൂർണ്ണമായി മാറിയെന്നൊന്നും കരുതരുതേ. ഇനിയും ഉണ്ടാകാം എന്നുതന്നെ ഞാൻ ആഹ് കരുതുന്നു. ആഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. പിന്നൊരു വിഷയമായി വരാം. നന്ദി, നമസ്‌കാരം. ആലോ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്റെ foot ball career ലെ ഒരു turning point ഒരു selection trials മുതൽ എന്റെ career മാറ്റി മരിച്ച ഒരു tournament നെ കു കൂടെയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഞാൻ MESHSS മണ്ണാർ കാടിലാണ്‌ ഒമ്പതാം class പഠിച്ചിരുന്നത് അവിടെന്ന് ഒരു january february നമ്മളെ school പൂട്ടാനുള്ള സമയമായപ്പോയേക്കും ഒരു trials ന്റെ photo കണ്ടുഅതായത് ഗോകുലം കേരള FCNNMHS ചേലേമ്ബ്രാ school ലേക്ക് ഏർ admission ഏ പുതിയ football players നെ തെരഞ്ഞെടുക്കുന്നു ഏർ date of birth two thousand twenty two two thousand two ആ ആ category യിൽ ഇല്ലാവരെയാണ് trials ലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ ഞാൻ ആ trials ലേക്ക് പങ്കെടുത്തു

പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം മൂന്നാമതും trials നടത്തി അതിലും എനിക്ക് selection ലഭിച്ചു അങ്ങനെ ഞാൻ hostel ലേക്ക് പത്തു ദിവസത്തെ selection camb എന്ന ഒരു ഇതിലേക്ക് വിളിച്ചു അങ്ങനെ ആ selection camb നു പോയി അത് ഏപ്രിൽ എട്ടാം തീയതി ആണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ എട്ടാം തീയതി ആണ് ഞാൻ പോയത് എനിക്ക് കൃത്യമായി ഓർമയുണ്ട് ആ date അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെ എട്ടാം തിയതി മുതൽ ഇരുപതാം തിയതി വരെ നീളുന്ന camb ലേക്ക് എന്നെ ക്ഷണിച്ചു ഞാൻ ഞാൻ പത്താം class ലേക്കുള്ള admission നാണു പോയത് അതുകൊണ്ടു തന്നെ സാർ മാരൊക്കെ നമ്മൾ high school കുട്ടികൾ വേറെ ആയിട്ടായിരുന്നു പരിശീലനം തന്നിരുന്നത് ഞാൻ ആ പരിശീലനത്തിൽ ഒക്കെ മികച്ചതായി മികച്ചതായി hard work ചെയ്യാൻ ശ്രമിച്ചു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 food എല്ലാം school പഠനം വരെ എല്ലാം free ആയിരുന്നു നമ്മൾ നാട്ടിൽ നിന്നും അവിടേക്കു പോയി വരേണ്ട ചെലവ് മാത്രമാണ് അറിയേണ്ടിയിരുന്നത് ഏർ ഏർ സ്ഥിരമാക്കാൻ തീരുമാനിച്ചു എന്റെ വീട്ടിൽ നിന്ന് സമ്മതിച്ചു എന്റെ ഏട്ടൻ ആയിരുന്നു admission എടുക്കാൻ വന്നിരുന്നത് ആബിദ് അങ്ങനെ അവനും എല്ലാം പോരിജയ പെടുത്തി തന്ന്

ആ ആ tournament എനിക്ക് കളിക്കണം ആ പാതിനാറങ്കം അങ്കം team ലെനിക്ക് ഉൾപെടണം അതൊക്കെ ആയിരുന്നു എറെ ഒക്കെ വാശി അങ്ങനെ ഞാന് camb ലേക്ക് പ്രവേശിച്ചു

ആഴ്ചയിൽ രണ്ട് ദിവസം gym gym ൽ പോയി work out ചെയ്യണം അതെല്ലാം ഞാന് കൃത്യമായി ചെയ്തു പാലിച്ചു എന്റെ body ഞാൻ ഉഷാറായി കൊണ്ട് പോയി അത്പോൽത്തന്നെ ball work ചെയ്യുമ്പോൾ ball controll improvement ചെയ്തു ball post ലേക് അടിക്കുന്നത് ഞാൻ improve ചെയ്തു എല്ലാം ഞാൻ ഉഷാറായി continue ചെയ്തു അങ്ങനെ team selection വന്നു അത് കളിയുടെ ഒരു നാല് ദിവസം മുമ്പാണ് team announce ചെയ്യുക അങ്ങനെ team announce ചെയ്തതിൽ എന്റെ പേരില്ല പതിനാറാങ്കത്തിൽ എൻറെ പേരില അതുകൊണ്ടു ഞാൻ എന്ത് ചെയ്തു ഞാൻ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ഇത് ഈ team announce ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് കലിയുള്ളത് തിങ്കളാഴ്ച team announce ചെയ്തപ്പോ ഞാൻ ഇല്ലാത്തോണ്ട് തിങ്കളാഴ്ച ഞാൻ നാട്ടിലേക്കു തിരിച്ചു കൊറച്ചു ദിവസം വീട്ടില് മിക്ക team ഇല്ലാലോ അങ്ങനെ സങ്കടായി വന്നു അങ്ങനെ ചൊവ്വാഴ്ച ഇവിടെ നാട്ടില് പാലക്കാട് ജില്ലാ team ൻറെ selection ന് ഞാന് പോയി അവിടെ പോയപ്പോ എനിക്ക് മറക്കാനാവാത്ത ഒരു സംഗതി ഉണ്ടായി കാരണം ഞാന് JMFA മുട്ടികൊളങ്ങരയിലായിരുന്നു ഏർ foot ball camb ഒമ്പതാം class ഞാന് ചെയ്തിരുന്നത് അവിടത്തെ sir നെ പിണക്കിയിട്ടായിരുന്നു ഞാൻ ചേലമ്പ്രയിലേക്ക് trials നു പോയെ അപ്പൊ sir നു അത് ഇഷ്ടോണ്ടായിരുന്നില്ല അങ്ങനെ sir എന്നെ selection ആക്കിയില്ല sir എന്നെ selection നു ഇറക്കിയില്ല അങ്ങനെ ഞാൻ തിരിച് വീണ്ടും ബുധനാഴ്ച രാവിലെ ഞാൻ തിരിച് hostel ലേക്ക് പോയി അങ്ങനെ അവിടെ എത്തിയപ്പോ sir മൻസൂർ sir എന്നോട് പറഞ്ഞു അനസെ അനക്ക് ഞാൻ ഒരു chance കൂടെ തരാം രണ്ട് ദിവസമുണ്ട് നെ കളിച്ചാൽ ഇന്നേ ഞാൻ team ൽ എടുക്കാമെന്ന് എന്നോട് sir പറഞ്ഞു അങ്ങനെ ഞാന്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 പതിനാറാങ്കത്തിലെത്തി പൈനാരങ്കത്തിൽ എതിട്ടുള്ളു team eleven ലു ഇല്ല അങ്ങനെ ആദ്യ മത്സരം നടന്നു ചേലമ്പ്ര ഞങ്ങടെ team നല്ല team ആണ് എല്ലാ players ഉം

പിന്നെ കളിക്കുന്നത് semi യാ semi final അപ്പോൾ striker കളിക്കുന്ന പയ്യന് പരിക്ക് വന്നു sir എന്നെ eleven ലക്കി striker ഇറക്കി പടച്ചോൻ എന്ന ആള് എനിക്ക് തന്ന അവസരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ മത്സരം നയിച്ച് കളിച്ചു hatric അടിച്ചു ഞാൻ മൂന്നു goal അടിച്ചു അങ്ങനെ ഞാൻ ആ team ൽ ഇടം നേടി final ലും എന്നെ sir എറക്കി ഞാൻ ഓരു goal അടിച്ചു അങ്ങനെ ഞാൻ tournament ലെ top scorer ആയി നാലു goal ഒടുകൂടി ഞാൻ ആ tournament ലെ top scorer ആയി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 അന്നത്തെ final മത്സരം പ്രളയം നടക്കുന്നത് കാരണം കൊറച്ചു ദിവസങ്ങൾക്കു ശേഷമായിരുന്നു കൂട്ടായി school ഉം ആയിട്ടാണ് മൗലാനാം കൂട്ടായി school മായിട്ടായിരുന്നു ഞങ്ങക്ക് final അത് അത് ജയിച്ചാല് ഞങ്ങക്ക് state simple ആണ് അതാണ് മലപ്പുറത്തു കളിക്കുന്ന ഏതു ആള് കാൾ ആളുകൾക്കും

അപ്പോൾ മൗലാനാ ആയിട്ടുമുള്ള മത്സരത്തില് എന്റെയൊരു senior ജൂനൈൻ എന്നോട് പറഞ്ഞു നെ goal അടിച്ചിട്ടില്ലെങ്കിൽ നിന്റെയും നിന്റെ girl friend നെയ്‌മ കാര്യം ഞാൻ അവളുടെ വീട്ടിൽ പറയും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 പക്ഷെ കൊറേ അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഞാൻ പൊറത്തേക്കു അടിക്കുകയായിരുന്നു goal അടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ രണ്ടാം പകുതി കയിഞ്ഞു ഒരു പത്ത് minut പിന്നിട്ടു അങ്ങനെ എൻറെ എൻറെ team ലെ vice captain ആയ നന്ദു കൃഷ്ണ captain ഭാവ്നിഷാദ് ആണ് vice captain ആയ നന്ദു കൃഷ്ണ middle fielder ആണ് കളിച്ചിരുന്നത് അവൻ post ലേക്ക് ഒരു trial ചെയ്തു അങ്ങനെ ആ ball keeper പിടിച്ചു എല്ലാരും ഛേ എന്ന് പറഞ്ഞു തിരിഞ്ഞ ball keeper ന്റെ കയ്യിൽ നിന്ന് ഉര്ർന്നു വന്നു അവന്റെ അവൻറെ mistake ആണ് നേരെ എന്റെ കാലിലേക്ക് വന്നു ഞാന് post ലേക്ക് തട്ടി ഇട്ടു അങ്ങനെ അത് goal ആയി ആ ഒരു goal ന്ന് ഞങ്ങൾ അന്ന് tournament ജയിച്ചത് മലപ്പുറം സുബ്രത chambions മലപ്പുറം ജില്ലാ സുബ്രത chambionsNNMHS ചേലേമ്പ്ര എന്റെ goal ജയിചു അങ്ങനെ ആയിരുന്നു announce ചെയ്തതിരുന്നത് അങ്ങനെ ആ goal അടിച്ച ഞാന് celebration ജുനൈൻ ന്റെ മുന്നിലേക്കാണ് ഞാൻ celebration ഇട്ടു പോയത് അപ്പൊ ജുനൈൻ ഇന്ദ് എന്നെ കെട്ടിപിടിച്ചിട്ടു അപ്പൊ അനക് നൽ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങള് ഏർ state നു യോഗ്യരായി അങ്ങനെ state tournament ഞങ്ങള് easy ആയി കളിച്ചു ഞങ്ങള്ക് final പാലക്കാടുമായിട്ടായിരുന്നു പാലക്കാടു ജില്ലാ എന്ന് പറയുന്നേ അവര് എടത്തനാട്ട് school ആയിരുന്നു കളിച്ചിരുന്നത് അവരായിരുന്നു പാലക്കാട് ജില്ലാ chambion മാര്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 ഡൽഹിയിൽ വച്ചിട്ടാണിയൂ ശുഭ്രത national tournament അമ്പത്തിഒന്നാമത്തെ ശുഭ്രത കപ്പ് നടത്തുന്നത് അങ്ങനെ അതിനും ഞങ്ങൾ അർഹരായി ങ്ങനെ ഡൽഹിയിലേക്ക് ഉള്ള ticket ഏടുത്തു അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ ദൽഹി പോവാണ് അങ്ങനെ നാട്ടിലോക്കെ എന്റെ വലിയ flux ഒക്കെ വച്ചു എനിക്ക് കൊറേ സ്വീകരണം ലഭിച്ചു എന്റെ ഗെ girl friend വരെ എന്നെ അനുമോദിച്ചു കാരണം എന്റെ ഒരു goal മ്മളാണ് ഇവിടെ പോകുന്നത് അതുകൊണ്ടുള്ള സൻ സന്തോഷം കൊണ്ടവളൊക്കെ എനിക്ക് ഭയങ്കര gift ഒക്കെ തന്നിരുന്നു അവളെ അവളും അവളുടെ friends ഒക്കെ അങ്ങനെ class ഞാന് hero ആയി ആഹ്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 അങ്ങനെ ആ ആ ഒരു ശുഭ്രത എന്നു പറഞ്ഞ tournament കാരണം എൻറെ career തന്നെ മാറി എനിക്ക് കൂടുതൽ കളികൾ ലഭിക്കാനും tournament ലഭിക്കാനും science ല് മുന്നേറാനും ഒക്കെ എനിക്ക് സാധിച്ചു

hello എവടെ ചങ്ങായി എന്താ ഒരു വിവരോ ഇല്ലാലോ അൻ്റെ ഞാൻ ഇവിടെ ഇണ്ടടാ office ഉം കാര്യങ്ങളും work ഉം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ് പിന്നെ നോമ്പു അല്ലെ നോമ്പ് ആയിട്ട് അവിടെ എന്താ പരിവാടി എന്താ കാളി ഇപ്പൊ നോമ്പ് ആയിട്ട് ഇവിടെ പൊതുവെ cricket ആണ് കളിക്കാർ പക്ഷെ ഇതിന് മുൻപ് ഞങ്ങൾ മുമ്പത്തെ ദിവസം വരെ football ആണ് കളിച്ചിരുന്നത് എന്താ നിങ്ങള്ക് ഏറ്റവും ഇഷ്ടപെട്ട കളിയേതാണ് football ആണോ cricket ആണോ കളിനെ കുറിച്ച പറയാണിന്നിണ്ടേൽ football ഉം നല്ല കളിയാണ് cricket ഉം നല്ല കളിയാണ് രണ്ടിനെയും നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല football വരുമ്പോ football നല്ല കളിയായിട്ട് അതായത് world cup ഉ കാര്യങ്ങ ഒക്കെ വരുമ്പോ നല്ല കളിയായിട്ട നമുക്ക് തോന്നാറ് അത്പോലെ തന്നെ ഞമ്മള ഈ cricket ന്ന് പറീണെ IPL വരുമ്പോ നമുക്ക് ആ IPL വരുമ്പോ നമുക്ക് cricket നല്ല കളിയായിട്ട് തോന്നും ഏർ football നല്ല കളിയാണ് football നെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായമെന്താ football നെ കുറിച്ചിട്ട് പറയാണിന്നിണ്ടെങ്കില് പ്രേത്യേഗിച് പറയാന് ഇള്ളത് എന്താന്ന് വെച്ചാല് ഏർ football ഇഷ്ടപെട്ട കളിയെന്നെ ആണ് പക്ഷെ എങ്കിൽപ്പോലും

നമുക്ക് നല്ലൊരു പ്രശ്നം തന്നെ ഇതുകൊണ്ട് വരുന്നുണ്ട് പഴയ പോലെയല്ല ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഏർ അതിനെ കുറിച് എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത് ശരിയാണ് football ന്ന് വെച്ച കഴിനാ ഭയങ്കര പ്രശ്നം കാര്യങ്ങൾ പിന്നെ അതായത് ഏർ സ്വന്തം friends നെ പോലും ശത്രു ആയിട്ട് കാണുന്ന ഒരു കളിയായിട്ടാണ് കളി കഴിഞ്ഞ പിന്നെ friends friends എന്നെ ആയിട്ട് വരും അങ്ങനത്തൊരു ഒരു ബന്ധം കൂടി ഇണ്ട് ഇതിൽ പറയാൻ പ്രേത്യേകിച് പറയാൻ ഇളേള ഇണ്ട് football ന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കളിയാണ് അത് പോലെ തന്നെ ഇതേമാരി ചെറിയ ചെറിയ വീറും വാശിയും വരുമ്പോ ചില അടിയും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് അത്പോലെ തന്നെ ഞമ്മളെ ഒരു അതായത് കളിന്റെ ഇടയിൽ എപ്പോളും പ്രശ്നം ഇണ്ടാക്കുന്ന സെർജിയോ റാമോസ് ന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ ഇണ്ട്

എന്റെ ഇഷ്ടപ്പെട്ട player എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഉം സി ആർ seven തന്നെയാണ് സി ആർ seven നെ പോലുള്ള ഒരു legend ആണ് ഞാന് നമ്മടെ ആ ninteens ലെ പിള്ളേർസിനൊക്കെ ഈ സി ആർ seven അതേപോലെ തന്നെ നമ്മുടെ ഏർ മെസ്സി അത് അങ്ങനെയുള്ള ഏർ ഇണ്ടായിട്ടുള്ളത് എന്താ പറയാ അവരെപോലുള്ള വ്യെക്തികളാണ് ഇപ്പൊ നിലവില് നല്ലൊരു കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു player താങ്ങളുടെ ഒരു ഇഷ്ടപെട്ട താരത്തിന്റെ പേര് ഒന്ന് പറയോ എന്റെ ഇഷ്ടപെട്ട താരം മെസ്സി തന്നെയാണ് എന്റെ ഇഷ്ടപെട്ട താരം അതായത് നെയ്മർ ജൂനിയറാണ് നെയ്മറിന്റെ കളി കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അവന്റെ ഒരു fan ആയി മാറിയത് അതായത് നല്ല അടിപൊളി dribbling ഉം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കളിക്കാരൻ ആയിട്ടാണ് എനിക്ക് അവനെ തോന്നിയത് ഇപ്പൊ നിലവില് ആൾ കളിക്കുന്നത് ഫ്രഞ്ച് club ആയ PSG യിലാണ് കളിക്കുന്നത് അത്പോലെ തന്നെ ബ്രസീലിന്റെ striker ആണ് ബ്രസീലിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ബ്രസീലിനെ കുറിച്ച പറയാണേൽ അവര് ഈ അഞ്ചു world cup ഉം കാര്യങ്ങളൊക്കെ ഉള്ള ആൾകാരാണെങ്കി പോലും ഇപ്പൊ അടുത്തൊന്നും അവരിക്ക് ഒരു world cup നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു ഊഹം എന്റെ ചെറുപ്രായത്തിലൊന്നും ഈ പറഞ്ഞ ഏർ പോലെ കളിയും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഏർ വലിയ ഏർ football നെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറീല എന്നിരിന്നാലൂം football നേക്കാൾ cricket നാണ് അത്കൊണ്ട് തന്നെ cricket ആൺ എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ടിട്ടുള്ളത് ഈ football നിങ്ങൾ ബ്രസീലിനെ കുറിച് ഏർ ഒന്ന് വിവരിച്ച് തരോ തീർച്ചയായിട്ടും വിവരിച്ചു തരാ ബ്രസീൽ എന്ന് വെച് കഴിഞ്ഞ ഞമ്മളെ ഏറ്റവും കൂടുതൽ cup എടുത്ത ഒരു രാജ്യമായിട്ടാണ് അതായത് രാജ്യമായിട്ടെന്യ ഞമ്മള് കാണുന്നെ അത്പോലെ തന്നെ അഞ്ചു word cup ആൺ അവര് അതെ പിന്നെ അതിനേക്കാൾ കുറച്ച് cup എടുത്ത അതായത് നാല് cup എടുത്തിട്ടുള്ളത് ജർമ്മനി ആണ് അതുപോലെതന്നെ പിന്നെ രണ്ട് world cup ഇത്തവണ ഇപ്പൊ ഞമ്മളെ അര്ജന്റീന ഒരു world cup എടുത്തു അത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അര്ജന്റീന അതായത് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്താറിലാണ് last അവർ cup എടുത്തിട്ടുള്ളത് അത് മറഡോണ ആ മറഡോണ അന്ന് കയ്യ് കൊണ്ട് goal അടിച്ചിട്ടാണ് ചിലെർ പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ കയ്യ് കൊണ്ട് goal അടിച്ചിട്ടെന്യ അവര് അടിക്കുകയും ച്യ്തികുന്നെ അര്ജന്റീന നല്ലൊരു team ആണ് അർജന്റീനയിലെ മെസ്സിയെ കുറിച്ചു എന്താണ് തങ്ങളുടെ അഭിപ്രായം അര്ജന്റീന എന്ന പറയുന്നത് നല്ലൊരു team തന്നെയാണ് താങ്കൾ പറയുന്നേ പോലെ അദ്ദേഹത്തെ പോലുള്ളൊരു ഏർ അയിൽ മെസ്സി എന്നൊരു പറയപ്പെടുന്ന player നെ പോലുള്ള ആള് ഇള്ളോടത്തോളം കാലം അര്ജന്റീനക്കാർ അദ്ദേഹത്തിന്റെ ഒരു പിൻബലത്തിൽ തന്നെ

കഴിയുന്നത് ഈ പ്രേത്യേഗിച് ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ world cup ല് അദ്ദേഹത്തിന്റെ ഒരു മികവുറ്റ പ്രകടനം മാത്രമാണ് നമ്മുടെ ഈ ഒരു കളിയെ എടുത്ത് പറയാനുള്ളത് കാരണം എന്തവെച്ച അദ്ദേഹത്തിനെ പോലുള്ള player ഏർ ഒരു നാപ്പത്തിരണ്ട്‍ വയസ് എത്രയോ ആയിട്ടുണ്ടാലോ അദ്ദേഹത്തിന് ഏർ അദ്ദേഹം നല്ലൊരു കളി തന്നെ കാഴ്ച വെച്ചിട്ടുള്ളത് അത്കൊണ്ട്തന്നെയാണ് ഈ പറഞ്ഞ അർജന്റീനയ്ക്ക് അടിക്കാനായിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനെ കുറിച്ചു തങ്ങൾക്കെന്താ പറയാനുള്ളത് ആ തീർച്ചയായിട്ടും ഞാൻ പറയാ എന്ത് വെച് കയിഞ്ഞ ഞമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞ final final ഫ്രാൻസും അത്പോലെ തന്നെ നമ്മളെ അർജന്റീനയും തമ്മിലായിരുന്നു കളി നടന്നിരുന്നേ കളി നടന്നു വെച്ച കളി

വർഷത്തിന് ശേഷമാണ് cup അടിച്ചത് നല്ല അടിപൊളി കളിയായിരുന്നു തങ്ങളുടെ രാജ്യാന്തര team ഏതാണ് എന്റെ രാജ്യാന്തര team എന്ന് പറയുന്നത് ഞാന് ഏർ സത്യം പറഞ്ഞ ഒരു ഏർ എന്തപറയ ഏർ ഒരു പോർച്ചുഗൽ fan ആണ് പോർച്ചുഗൽ fan എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏർ അയില് പോർച്ചുഗൽ fan എന്ന് പറയാൻ കാരണം അതില് നമ്മുടെ സി ആർ seven ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറൊരു ഉദ്ദേശം കൊണ്ടു അല്ല അതില് സി ആർ seven പോലുള്ള ഒരു player കളിക്കുന്നത് കൊണ്ടുമാത്രം ഈ പറഞ്ഞ ഏർ team നെ ഏർ എന്തപറയ support ചെയുക ആണ് ചെയുന്നത് തീർച്ചയായിട്ടും അവരെ പോലുള്ളൊരു player ആ team ൽ ഇണ്ടാവുന്നത് കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഇന്നും അന്നും ഏർ ഈ പോർച്ചുഗൽ team നെ support ചെയ്തത് ഏർ തങ്ങൾ പറഞ്ഞാലോ തങ്ങളുടെ team ബ്രസീൽ ആണെന്ന് ഈ ബ്രസീല് അവനുള്ള കാരണം എന്താണ് ബ്രസീൽ അവനുള്ള കാരണം ന്ന് വെച് കഴിഞ്ഞ അവരുടെ കളിയും കാര്യങ്ങളും കണ്ടോണ്ട് തന്നെ പിന്നെ അവര് നല്ല രീതിയിൽ കളിച്ചു വരുന്ന പ്പ പണ്ട് മുതലേ അവർ നല്ലൊരു അടിപൊളി കളി കളിക്കുന്ന ഒരു team ആയിരുന്നു ഇപ്പൊ കുറച്ച് കാലങ്ങൾക്ക് അതായതു ഇപ്പൊ ഒരു രണ്ടായിരത്തി രണ്ടിന് ശേഷം വലിയൊരു കളി ഇല്ല എങ്കിലു കളിക്കാരുണ്ട് പക്ഷെ കളിക്കാരെ കൊണ്ടു നടക്കുന്ന managers അത്പോലെ coach അവരെയും കൊണ്ട് കളിപ്പിക്കാൻ അറിയാത്തത് കൊണ്ട് എന്താ അറീല അവരിപ്പോ കുറച്ച് കളി കമ്മി ആയിക്കുണു team മൊത്തത്തില് ഇപ്പൊ കഴിഞ്ഞ world cup ൽ തന്നെ അറിയാലോ തങ്ങൾക്ക് അറിയാലോ പിന്നെ pre quarter ൽ ക്രോയേഷ്യനായിട്ട് തോൽക്കേണ്ടി വന്ന് last time ഞങ്ങള് നെയ്മർ എന്റെ favourite player നെയ്മർ goal അടിച്ചു last നാല് minute കൂടെ അവര് defend ചെയ്ത് നിക്കാണിന്നിണ്ടെങ്കി ആ കളി വിജയിച്ചിങ്ങാട് അര്ജന്റീന ആയിട്ടൂടെ semi കളിക്കാമായിരുന്നു പക്ഷെ അതിന് പോലും കളിക്കാൻ ഒരു അവസരം അവർക്ക് ഇണ്ടായില്ലാന്ന് വെച് കഴിഞ്ഞ അവരെ കാളി മോശം അത്രയ്ക്ക് ഇണ്ടായിന് defense ൻ്റെ കളി മോശം കാരണം അവരിക്ക് കളി അത്രക്കും അവിടെ എത്തിച്ചു എത്തിച്ചു striker മാർ നല്ല രീതിയില് കളിച്ചു goal അടിച്ചു കൊടുത്തു പക്ഷെ defenders ന് കളി പറ്റീല അതേപോലെ തന്നെ ഈ കുറി coach മാറുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ആഞ്ചെലോട്ടി നമ്മള റയൽ മാഡ്രിഡിന്റെ coach ആയിട്ട് മാറുന്നുണ്ട് അതെ റയൽ മാഡ്രിഡിന്റെ coach ആയ ആഞ്ചെലോട്ടി ബ്രസീലിന്റെ coach ആകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ താങ്കൾക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടുത്ത world cup കളിക്കും എന്നതിൽ എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യം തന്നെയാണ് നമ്മളെ സി ആർ seven അടുത്തൊരു world cup ൽ കളിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നടക്കുഓ എന്നുള്ളത് നമുക്കറീല എങ്കിലും നമ്മൾ ഏർ ഒരു football ആരാധകരെ സംബന്ധിചടത്തോളം മറ്റൊരു team നെ support ചെയുന്ന ഒരു വ്യക്തികൾ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വ്യ ക്തിയെ support ചെയ്യും അത് അദ്ദേഹത്തിന് ഒരു world cup മെസ്സിയെ പോലുള്ള ഒരു legend തന്നെയാണ് അദ്ദേഹം എന്നും തന്നെ നമുക്ക് തീർച്ചയായിട്ടും എടുത്ത് പറയണ്ട ഒരു കാര്യം തന്നെ ആണ് അദ്ദേഹം

ഈ പറയുന്ന ഈ പോർചുഗലിനൊരു cup തന്നെ ലഭിക്കുമായിരുന്നു എങ്കിൽ പക്ഷെ ചില സാങ്കേതിക കാരണത്താൽ അദ്ദേഹത്തിന്റെ coach ൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഈ cup ഈ പോർച്ചുഗലിന് നഷ്ടമായത് എന്നാണ് ഞാൻ ഒരു അഭിപ്രായപ്പെടുന്നത് താങ്കൾക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം അങ്ങനെ ആയിട്ടാണ് തോന്നുന്നത് അന്ന് വെച്ചയ്ക്കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ കളിയിലെ അവനെ first കളിയിൽ തന്നെ അവനെ പുറത്തു ഇരുത്തിയിരുന്നത് കൊണ്ടാണ് പോർച്ചുഗൽ അതൊരിക്കലും ചെയ്ത ശരിയായില്ല കാരണം football ൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ഇപ്പൊ നിലവിൽ കളിക്കുന്ന players വെച് മെസ്സി റൊണാൾഡോ എന്നിവരൊക്കെയാണ് നല്ല കളിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അവരെ ഒരു കളിക്കവരെ അവരെ വയസ് okay age മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഒക്കെ ആയിട്ടുണ്ടാവും എങ്കിലും അവരുടെ ആ കളിന്റെ രീതി അതാ fitness ഉം കാര്യങ്ങളും ഒക്കെ വെച് നോക്ക എന്നിണ്ടേൽ അവരൊരു young players ൻ്റെ രീതിയിൽ തന്നെ ഇപ്പോളും കളിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ coach ൻ്റെ ഒരൊറ്റ പ്രശ്നം കാരണം അന്നത്തെ കളി റൊണാൾഡോയെ ഇറക്കാത്ത കാരണം അവരാ കളി പിന്നെ സമനിലെ തോല്ക്കാ അങ്ങനെ എന്തോ ചെയ്യണ്ട ഒരു അവസ്ഥ വന്നു റണാള്ഡോനെ കുറിച്ച് പറയാണിന്നിണ്ടേൽ റൊണാൾഡോ നല്ലൊരു കളിക്കാരനാണ് ഞമ്മളെ ഇതിഹാസങ്ങളിൽ തന്നെ അവരെ പെടുത്താം മെസ്സി റൊണാൾഡോയൊക്കെ അതുപോലെതന്നെ നെയ്മറും കുഴപ്പമില്ലാത്ത കളികളാണ് കളിച്ചു വരുന്നത് ഇപ്പോ ഫ്രഞ്ച് club ആയ PSG യിൽ ഇപ്പോ രണ്ട് ഒരു ആഴ്ച മുന്നേ അതായത് ബയേൺ ആയിട്ട് തോൽക്കേണ്ടി വന്നു ബയേൺ first leg ൽ അവരായിട്ട് ഒന്നേ പൂജ്യത്തിന് തോറ്റു second leg മൂന്ന് ഒന്നിന് വിജയിച് നിക്ക എന്നിണ്ടേൽ അതായത് ആ UCL ൽ semi യിലേക്ക് കയറാമായിരുന്നു പക്ഷെ അയിനുള്ള അവസ്ഥ അവർക്ക് വെക്കാൻ കഴിഞ്ഞില്ല എന്താണ് നെയ്മർ അതുപോലെ മെസ്സി ഇവരെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായ തീർച്ചയായിട്ടും നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്ങി നമ്മടെ മെസ്സി മെസ്സി റൊണാൾഡോ എന്നീ അവരെപ്പോലുള്ള ഒരു player ആവാൻ വരെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറഞ്ഞ നെയ്മർ പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിനെ

ദുരന്തമായിട്ടുള്ള ആ അദ്ദേഹത്തിന് നല്ലൊരു fall അദ്ദേഹത്തിന്റെ നട്ടെലിന് അഗാധമായ പരിക്ക് പറ്റുകയും ഇനി അദ്ദേഹത്തിന് കൂടുതൽ കാലം ഏർ field sorry കളിയ്ക്കാൻ കഴിയില്ല എന്നാണ് ഏർ നിലവിലെ report ഒക്കെ വന്നിരുന്നത്

തീർച്ചയായിട്ടും പറഞ്ഞു തരാ ഏർ നെയ്മർ എന്ന് വെച് കഴിഞ്ഞ ഒരു എല്ലിന് ബലമില്ല എന്ന് വെച്ച് കഴിഞ്ഞ എല്ലാവരും നാട്ടിലെ പൊതുവേ എല്ലാവരും നമ്മളെ കളിയാക്കുന്ന നെയ്മറിന്റ fans നെയ്മർ എന്താ തട്ടിയ വീക് ആണ് അങ്ങനത്തെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാറിണ്ട് നെയ്മർ എന്താന്ന് വെച്ച് കഴിഞ്ഞ അവനിക്ക് തീരാ fitness കമ്മിയാണ് എന്താ'വെച്ച് കഴിഞ്ഞ ഒരു ആളെ ഇടയിൽ dribbling ഉം കാര്യങ്ങളും കളികൾ നല്ല അടിപൊളി കളിയായിരിക്കും പക്ഷേ അവൻ ഏർ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു കഴിവ് ഇവനുണ്ട് defense ഉം കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൻ തീരെ കളിക്കുന്നില്ല അത് കാരണം തന്നെ കളി തീരെ മോശമായിട്ടാണ് അതായത് ആരാധകരും കാര്യങ്ങളൊക്കെ പറയാ കളി നല്ല അടിപൊളി കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവന്റെ dribbling ഉം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നിങ്ങളെ നാട്ടിലെ കളിക്കുമ്പോൾ അതായത് ബ്രസീൽ അർജൻറീന അങ്ങനെ team ആയിട്ട് കളിക്കാറുണ്ടോ ആ അങ്ങനെ കളിക്കാറുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഈ football ഏർ കളിക്കുമ്പോൾ ബ്രസീല് അർജൻറീന അതുപോലെതന്നെ ഏർ ഈ cricket കളിക്കുമ്പോൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്‌സ് അതുപോലെ തന്നെ ഏർ മുംബൈ ഇന്ത്യൻസ് ഡൽഹി അങ്ങനെ ഒരുപാട് team ആയിട്ട് ഒക്കെ divide ചെയ്ത് കളിക്കൽ ഉണ്ട് അതൊക്കെ ഈ കളിയിൽ ബന്ധപ്പെട്ട് ഇരിക്കുന്ന സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിലെ കളിക്കുമ്പോൾ ഇങ്ങനെ ഈ team ആയി കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വീറും വാശിയും വരാനുണ്ട് ഏർ തീർച്ചയായിട്ടും അവര് ഈ പറഞ്ഞപോലെ ഏർ നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ പ്രേത്യേകിച് ഈ ഏർ കൂട്ടുകാർ നമ്മടെ friends തന്നെ ആയിരിക്കും നല്ല ശക്തമായ എതിർപ്പ് വാശിയോടെ കൂടെ കളിക്കുമ്പോ അതിന് വലിയൊരു പ്രസക്തി തന്നെയാണ് കളിയുടെ ഇടയിൽ ഇണ്ടാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതിൽ വിജയിക്കുന്ന ഒരു team ന് വരുന്നൊരു ഒരു ഒരു അതുപോലെതന്നെ തോൽക്കുന്ന team ന് വരുന്ന ഒരു വാശിയും അത് വീണ്ടും ഏർ ആ level ക്ക് കളിക്കാൻ തന്നെ നമുക്ക് തോന്നാറിണ്ട് അതിനെ കുറിച്ച നാട്ടിൽ കളിക്കുമ്പോ നിങ്ങള അവിടെ എങ്ങനെയാ കളിക്കാറുള്ളത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലും ഇതേമാരി കളി കളിന്റെ ഇടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഇണ്ടാവലിണ്ട് കഴിഞ്ഞ season വരെ ഉണ്ടായിരുന്നു ഈ seasonl ൽ ഞങ്ങൾ കളിച്ചിട്ട് ഇപ്പൊ വലിയ ഏർ അതായത് പ്രശ്നങ്ങളും കാര്യ അത് daily നിങ്ങൾ team മാറ്റി കാരണം കഴിഞ്ഞ season ഇതുപോലെ ഞങ്ങൾ കളിച്ചപ്പോൾ കളി കളി അതായത് അതിന്റെ spirit ൽ വന്ന് കഴിഞ്ഞപ്പോ last time ൽ വന്ന് കഴിഞ്ഞപ്പോ ഇതേമാരി foul ഉം കാര്യങ്ങളൊക്കെ ആയപ്പോ ground ൽ തല്ലും അതുപോലെതന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ അപ്പൊ അയിന്ശേ ഷം പിന്നെ ഞങ്ങൾ തീരുമാനം എടുത്തു ഇനി കളിക്കാന്നിണ്ടേൽ daily team മാറ്റി കളിക്ക എന്ന രീതിയില് ഞങ്ങളങ്ങനെ കാളി തുടങ്ങിയപ്പോ കാളി തുടങ്ങീട് ഏകദേശം ഒരു മാസം ഒക്കെ നോമ്പ് ആയിട്ട് cricket കളി തുടങ്ങിയെന്നെ ഉള്ളു അയിന്റെ മുമ്പ് കളിച്ചപ്പോ നല്ല രീതിയിൽ നല്ല ഒത്തൊരുമയോടെയാണ് കളിച്ചത് കളി കളിക്കന്നെ ഒരു രസമുണ്ട് football അതുപോലെതന്നെ നല്ല കളിക്കുമ്പോൾ നല്ല രസമുള്ള ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് football നെ കുറിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് കളിനെ കുറിച്ച് football നെ കുറിച്ച് പറയാണേൽ നല്ലൊരു ലോകത്തിലെ ഏറ്റവും വലിയ കളി എന്ന് തന്നെ ഈ football നെ കുറിച്ച് പറയാം തീർച്ചയായിട്ടും അയിനെ കുറിച്ചൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ദിവസം സംസാരിക്കാൻ അത്രെയും ഉം സംസാരിക്കാനുള്ള സംഭവം ഇണ്ട് തീർച്ചയായിട്ടും എന്താ പറഞ്ഞാലും ഈയൊരു football നെ കുറിച്ച് പറയാന്ന് ഇണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായികം തന്നെയാണ് cricket നെ കാളും ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ എങ്കിൽപോലും cricket ആണ് എൻ്റെ favourite പല ആൾക്കാർക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായികം തന്നെയാണ് കാലം ഇഷ്ടപ്പെട്ടതാണ് എങ്കിൽപോലും പല ആൾക്കാർക്കും പല ഒരു രീതിയിൽ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളി എന്ന് പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ട കളി എന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് രണ്ട് കളിയും അതായത് cricket ഉം football ഉം അതായത് ഇഞ്ചോടിഞ്ചു എന്ന രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് cricket വരുമ്പോ cricket നല്ല രീതിയിലുള്ള കളി ആയിട്ട് എനിക്ക് തോന്നും football വരുമ്പോ football

തീർച്ചയായിട്ടും അയിനെ ക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്തായാലും നമുക്ക് പിന്നീട് ഒരു ദിവസം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഞാൻ തീർച്ചയായും പിന്നീട് ഒരു ദിവസം താങ്കൾക്ക് വിളിക്കാം okay

എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളം class ലേക്ക് സ്വാഗതം. നമ്മൾ എട്ടാം class ലെ മലയാളം ഒരുപാട് മുന്നോട്ട് പോയല്ലേ? ഒരുപാട് പാഠഭാഗങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? മലയാളത്തിൽ നമ്മൾ മൂന്നു unit കൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്ലേ മൂന്ന് unit കളിൽ നിന്ന് നമ്മൾ ഒമ്പത് പാഠഭാഗങ്ങളാണ് ഇതുവരെ പരിചയപ്പെട്ടത്. ഇപ്പോ ഇങ്ങനെ ഓരോ unit കളും നമ്മള് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാൻ ഉള്ള ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ, കൃത്യമായ വായന

നമുക്ക് ഉണ്ടായേക്കും അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ പാഠഭാങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ. അതെല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം. okay. നമ്മൾ ഇന്ന് പുതിയ ഒരു unit ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ആ unit ലെ കാര്യങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്തതിനു ശേഷം, അതിലെ ആദ്യത്തെ പാഠഭാഗം നമുക്ക് ഇന്ന് പഠിക്കാം. unit ന്‍ടെ പേര് എന്താണെന്ന് എല്ലാവരും നോക്കിയോ? എന്താണ്? നമുക്ക് പഠിക്കാൻ ഉള്ള പുതിയ unit ന്‍ടെ പേര്? കാലം പഠിപ്പിച്ച രസാനുഭൂതികൾ. കാലം പഠിപ്പിച്ച ര~രസാനുഭൂതികൾ എന്ന unit ആണ് നമുക്ക് ഇപ്പോ പഠിക്കാൻ ആയിട്ടുള്ളത്. അതില് മൂന്ന് പാഠഭാഗങ്ങൾ ആണുള്ളത് അതില് ആ unit ല് മൂന്ന് പാഠഭാഗങ്ങൾ ആണ് നമുക്ക് പഠിക്കാൻ ആയിട്ടുള്ളത്. ആ unit ലെ പ്രവേശകമായിട്ട് ഒരു ചെറിയൊരു കഥ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കഥ ഒന്ന് വായിച്ചതിന് ശേഷം, നമുക്ക് ഈ class ആരംഭിക്കാം അല്ലേ എല്ലാവരുടെയും കൈയില് പാഠപുസ്തകം ഉണ്ടല്ലോ? എല്ലാവരും അത് കയ്യിലേക്ക് എടുത്തേ, നമുക്ക് വായിച്ചു തുടങ്ങാം. ഇവിടെ നമുക്ക് unit ന്‍ടെ ആദ്യ ഭാഗത്ത് തന്നിട്ടുള്ള ഒരു കഥ, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയുടെ ഭാഗം ആണ്, നമുക്ക് അത് ആദ്യം വായിക്കാം. എല്ലാവരും പാഠപുസ്തകം എടുത്ത് ആ കഥ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. കോഴിക്കോട് സാമൂതിരി രാജാവിന്‍ടെ കാലത്ത് കാളി ക്ഷേത്രത്തിൽ വെച്ച് വേദശാസ്ത്രപുരാണങ്ങൾ ആസ്പദമാക്ക വാദം നടത്തുന്ന പതിവുണ്ടായിരുന്നു. ജയിക്കുന്നവർക്ക് തമ്പുരാൻ കിഴികളും ബഹുമതികളും നൽകുമായിരുന്നു. ഒരിക്കൽ പരദേശി പണ്ഡിതനായ ഉത്ഗണ്ട ശാസ്ത്രികൾ സാമൂതിരിയുടെ സഭയിൽ എത്തി. സകലരെ സകലരെയും വാദത്തിൽ തോൽപ്പിച്ച് കിഴികളെല്ലാം വാങ്ങി. അദ്ദേഹത്തിന്‍ടെ യോഗ്യത കണ്ട് തമ്പുരാൻ ശാസ്ത്രികളെ തന്‍ടെ കൂടെ തന്നെ താമസിപ്പിക്കുകയുണ്ടായി. സ്വദേശികൾ ആയ പണ്ഡിതർക്ക് നാണക്കേടായി. വളരെ ചെറുപ്പത്തിൽ തന്നെ വാഗ്മിയും യുക്തിമാനുമായി തീർന്ന കാക്കശ്ശേരി ഭട്ടതിരിയെ ഉത്ഗണ്ട ശാസ്ത്രികളോട് എതിരിടാൻ ആയി അവർ കണ്ടെത്തി. ശാസ്ത്രികളും ആയുള്ള വാദത്തിൽ പങ്കെടുക്കാൻ ഭട്ടതിരി സഭയിൽ എത്തി തമ്പുരാൻ ഭട്ടതിരിയെ കണ്ടിട്ട് ചോദിച്ചു, ഉണ്ണി എന്തിനാണ് വന്നത്? വാദത്തിൽ ചേരാൻ ആണോ? അതെ ഭട്ടതിരി പറഞ്ഞു. ഉടനെ ശാസ്ത്രി ഭട്ടതിരിയെ പരിഹസിച്ചു ആകാരോ ഹ്രസ്വഹാ ഭട്ടതിരി തിരിച്ചടിച്ചു.

എന്ന് ശാസ്ത്രികൾ പറഞ്ഞത്. ആകാരമെന്നത് അ എന്നുള്ള അക്ഷരം എന്ന അർത്ഥത്തിൽ ആണ് ഭട്ടതിരി ഉത്തരം നൽകിയത്.

തുടർന്നുള്ള വാദങ്ങളിൽ ഭട്ടതിരി ശാസ്ത്രികളെ സമർത്ഥമായി തോൽപിച്ച് കിഴികൾ സ്വന്തമാക്കികൊണ്ടിരുന്നു. അങ്ങനെ സ്വദേശി പണ്ഡിതരുടെ അഭിമാനം വീണ്ടെടുത്തു. എല്ലാവരും തന്നെ ആ കഥ വായിച്ചു അല്ലേ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചെറിയ ഒരു കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതില് കോഴിക്കോട് സാമൂതിരി രാജാവിന്‍ടെ കാലത്തെ ഒരു കഥയാണ് അവിടെ പറഞ്ഞത്. പണ്ട് ഈ രാജാക്കന്മാരെല്ലാം പണ്ഡിതർക്ക് വളരെ അധികം പ്രാധാന്യം നൽകിയിരുന്നു. അവരുടെ അറിവിനെ പുകഴ്ത്തുകയും, അവർക്ക് അഹ് മത്സരങ്ങൾ സംഘടിപ്പിച്ച് വേണ്ട സമ്മാനങ്ങൾ നൽകുകയും. ഒരു